സമൂഹം എല്ലാവരുമുള്ള സമൂഹം ഉണ്ടാക്കാൻ കഴിയു അല്ലാതെ നല്ല പഠിക്കുന്ന കുട്ടി നമ്മൾ പറയാറുണ്ട് സച്ചിൻ ടെണ്ടുൽക്കറയോട് ഒരു സംഗീത സംവിധായകൻ ആകാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് കഴിയില്ല അതുപോലെ തന്നെ AR റഹ്മാനോടൊരു cricketer ആവാൻ പറ ഏർ പറഞ്ഞാൽ അദ്ദേഹത്തിനത് കഴിയില്ല അവർ അവരവർക്ക് അവരവരുടെതായ കഴിവുകളുണ്ട് ആ കഴിവുകളെ മെച്ചപ്പെടുത്താൻ ആണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ഇല്ലാത്തൊരു കഴിവിനെ നമക്ക് മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല സ്വയം തോന്നി മാത്രമേ നമുക്ക് ഒരു കഴിവ് നമുക്കത് വളർത്തിയെടുക്കാൻ കഴിയുള്ളു ഒരു കലാകായിക പരമായി മുന്നോട്ട് കി നിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ olympics ൽ medal വാങ്ങേണ്ട കുട്ടിയെ നീ പഠിക്ക് നീ physics പഠിക്ക് നീ chemistry പഠിക്ക് എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ആ ഇന്നത്തെ പുസ്തകങ്ങൾ ഇവിടെയെല്ലം എടപെടീക്കും പക്ഷെ ആ പുസ്തകങ്ങൾ പഠിച്ച് കൊണ്ട് മാത്രം നമ്മൾ പറയും ഇന്ത്യക്ക് ആദ്യമായി medal വാങ്ങിച്ചത് ഇന്ന വ്യക്തിയാണ്

അന്നേരം നമ്മള് പുസ്തകത്തിൽ പറയും പക്ഷെ അങ്ങനെ medal വാങ്ങിക്കണെങ്കിൽ കുട്ടികക്ക് കായികപരമായ കഴിവുകളും അല്ലെങ്കിൽ കായിക പരമായ കഴിവുകൾ വളർത്തിപ്പിക്കണ സമയം കൂടി

അതെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ എന്താണോ നമ്മക്കാവിശ്യം അതാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നൽ നൽ നമ്മൾ നൽകേണ്ടത് മറ്റു സ്ഥലങ്ങളിൽ നമുക്ക് കാണാം അവിടെ അവരൊ അവർക്ക് തൊഴിൽ തൊഴിൽ കൂടെ പഠിപ്പിക്കുന്നു ഒരു നിശ്ചിത കാലയളവിന് ശേഷം വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് തൊഴിലിൽ കൂടി അവർക്ക് പരിശീലനം നൽകുകയാണ് അങ്ങനെയൊരു വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത് തീർച്ചയായും എന്ത്കൊണ്ടെന്ന് വച്ചാൽ നമ്മൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അ കുട്ടി ആ കുട്ടിൻറെ വീട്ടിൽ നിന്ന് മായിരുന്നു വളരുന്നു പിന്നെ ആ കുട്ടി ആ സമൂഹത്തിലും പ്രതിഫലിപ്പിക്കേണ്ടതാണ്

നമുക്ക് പറ്റും നമ്മളെപ്പോഴും നല്ലൊരു ജീവിത നിലവാരത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അത് നമ്മക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ അത് അതിലെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം കലാകാരന്മാരെ കായിക താരങ്ങളെ നന്നായി academic ൽ നന്നായി ഏർ ശ്രദ്ധ പുലർത്തുന്ന ആൾക്കാരെ എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണണം സമൂഹത്തിൽ പല പല ആൾക്കാർ ചേരുമ്പോഴാണ് അവർ സമൂഹം അതൊരു സമൂഹമായി മാറുന്നത് എല്ലായെങ്കിൽ എല്ലാവരും ഒരേ ജോലി തന്നെ ചെയ്താൽ അതൊരിക്കലും ഒരു സമൂഹമാവില്ല ആ സമൂഹത്തിൽ നിലനിൽപ്പില്ല ഓരോരാൾക്കാർ ഓരോരോ ജോലി ചെയ്യുമ്പോൾ അവരവർക്കിഷ്ട്ടപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുമ്പോഴാണ്

പുസ്തകത്തിനും ഈ ലോകത്തെ മാറ്റിമറിക്കാൻ തന്നെ കഴിവുണ്ട് എന്ന് അതായിരി അങ്ങനെയായിരിക്കണം വിദ്യാഭ്യാസം ഈ ലോകത്തിന് ഒരു വിപ്ലവം സൃഷ്ട്ടിക്കാൻ ഒരു മാറ്റം നമ്മുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതായിരിക്കണം ഒരു വിദ്യാഭ്യാസം എന്ന് പറയുമ്പൊ അങ്ങനെയൊരു പുസ്തകമാണ് നമുക്ക് വേണ്ടത് അങ്ങനൊരു മികച്ച പുസ്തകം ഓരോ കുട്ടികളുടെയും കഴിവുകളെ ഉണർത്തുന്നൊരു പുസ്തകം ഒരു നല്ല അദ്ധ്യാപിക ഒരിക്കലും ഇത് മാത്രം നീ പഠിക്കണം അത് മാത്രം നീ ചെയ്യണം എന്ന് പറയുന്നൊരു അദ്ധ്യാപികയല്ല നിനക്കെന്താണോ ഉള്ള കഴിവ് അത് നീ ചെയ്യണം നിന്നെക്കൊണ്ട് പറ്റുന്നതും നീ ചെയ്യണം എന്ന് പറയുന്ന ഒരു അധ്യാപികയാണ് മികച്ചൊരു അദ്ധ്യാപിക ആ കുട്ടിയുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുപ്പിക്കുന്ന ഒരു മികച്ച അധ്യാപികയാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം അല്ലെ ഓരോ കുട്ടികൾക്കും അവരതായ കഴിവുണ്ട് അത് പുറത്തെടുക്കേണ്ടത് ആ കുട്ടിയെ സഹായിക്കാനും ആ കുട്ടീൻറെ കൂടെ സഹായിച്ച് നിൽക്കാനും ഒരു തൂണ് വേണം എന്ന് പറയുന്നത് തീർച്ചയായും അനുവാരീകമായ കാര്യമാണ് അതുകൊണ്ട് അധ്യാപികന്മാർക്കും അധ്യാപികകൾക്കും ഈ കുട്ടി ഓരോ കുട്ടികളിയുടെയും അവരവരുടേതായ കഴിവ് പുറത്തെടുക്കാൻ വളരെ അധികം വലിയൊരു പങ്ക് തന്നെ ഉണ്ട് അതെ എല്ലാവരും ശാസ് നിരോ എല്ലാവരും ഒരു doctor ഓ engineer ഓ ഒന്നുമാവി എല്ലാരിക്കും അത് ആവാൻ കഴിയില്ല ഓരോരർക്കും അവർക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന കഴിവുകളുണ്ട് അവയെ മെച്ചപ്പെട്ട രീതിയിൽ അവയെ പുറത്തെടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ ചിലപ്പോൾ അഭിമാനമുണ്ടാക്കാൻ കഴിയുക ഒരു നല്ല പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് മാത്രം നമ്മുടെ രാജ്യത്തിന് എല്ലാ കാര്യങ്ങളിലും അഭിമാനം ഉണ്ടാക്കാൻ കഴിയില്ല ഒരു നല്ല കായിക താരത്തെ ഒരു നല്ല കലാകാരനെ ഉണ്ടാക്കുമ്പോൾ നാം ഒരു പഠിപ്പിനോടൊപ്പം അതും കൂടി വേണം അങ്ങനെയുള്ള educations ആണ് നമുക്ക് വേണ്ടത് നമ്മടെ പഠന രീതികൾ എന്തായാലും നമ്മൾ മെച്ചപ്പെടുത്താൻ ഉണ്ടാവണം

നമ്മൾ എല്ലം നമ്മൾ വ നമ്മൾ എല്ലം മെപുരോഗമിക്കണിണ്ട് പക്ഷെ പഠന രീതികൾ മാത്രം ന മ്മൾക്ക് എവിടെയോ നമ്മൾ പുരോഗമിക്കുന്നുണ്ടോ അത് അത്രത്തോളം മികവേറുന്നുണ്ടോ എന്നൊരു സംശയം ഒളിഞ്ഞ് നിക്കുന്നുണ്ട് കാലം മാറുന്നുണ്ട് എല്ലാം മാറുന്നുണ്ട് പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ നയം മാത്രം മാറുന്നില്ല കാലത്തിനനുസരിച്ച് അവ എന്തുകൊണ്ട് മാറുന്നില്ല മുമ്പും ഇതുപോലെ തന്നെ ഒരു അദ്ധ്യാപിക കുറേ കുട്ടികൾ class എടുക്കുന്നു ഉത്തരം പറയുന്നു ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയുന്നു ഇത് ഇത് തന്നെയാണ് പണ്ട് മുതലേ ഉള്ളതും ഇന്നും അതിനൊരു മാറ്റവുമില്ല എല്ലാം മാറുമ്പോഴും ഇന്ത്യ വികസിച്ചു വികസിച്ച് കുറച്ചു നാൾ കഴിഞ്ഞാൽ ഒരു വികസിത രാജ്യമാകും അപ്പോഴും ഇതേ വിദ്യാഭ്യാസം നയം തന്നെയാണോ ഉണ്ടാവുക ഇതിനും ഒരു മാറ്റം വേണ്ടേ തീർച്ചയായും അത് ചോദ്യം ചിഹ്നം തന്നെ തന്നെയാണ് എല്ലാം മാറുമ്പോൾ വിദ്യാഭ്യാസം കൂടി മാറണം എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് കുറച്ചുകൂടി ചിന്താശേഷി ഉണ്ടാക്കാൻ കഴിയുകയുള്ളു എല്ലാ കാര്യത്തിൻറെയും നല്ല വശങ്ങളും ദോശ വശങ്ങളും അവർ അറിഞ്ഞിരിക്കണം

നാളെയ്ക്ക് വേണ്ടിയുള്ള കുട്ടിയാണ് ഇന്ന് അതെ അതിന് നമുക്ക് നല്ലൊരു മനുഷ്യനായി ഉയർത്തി ആ കുട്ടിയെ ആക്കാൻ കഴിയുക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് ഒരു കുട്ടി ആദ്യം പഠിക്കുന്നത് അവരൻറെ കുടുംബത്തിൽ നിന്നും പിന്നെ സമൂഹത്തിൽ നിന്നും പഠിക്കുന്നു അതിനേക്കാളും വലിയൊരു പങ്കവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുന്നു ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവനെ നന്നായി അവനെ മാറ്റി മാറ്റിയെടുക്കുമ്പോഴാണ് അതിൽ വിദ്യാഭ്യാസത്തിൻറെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക വിദ്യാഭ്യാസം നമ്മള് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ബ് ഏർ കുറേ സമയം നമ്മൾ വിദ്യാലയങ്ങളിൽ ചിലവഴിക്കുന്നു ആ വിദ്യാലയങ്ങളിൽ ചിലവഴിക്കുന്ന സമയം നമ്മൾ മെച്ചപ്പെട്ടൊരു സമയമാക്കി മാറ്റിയെടുക്കാനാണ് ആ കുട്ടിയുടെ കൗമാര പ്രായത്തിൽ ആ കുട്ടിയുടെ ചിന്താശേഷിയും ബുദ്ധിശേഷിയൊക്കെ വികസിക്കുന്ന കാലയളവിൽ ആ കുട്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ആ കുട്ടിയുടെ ചിന്താശേഷിയും ബുദ്ധ ബുദ്ധിശേഷിയും ഒരുപാട് സ്വാധീനിക്കും അപ്പോൾ ആ സ്വാധീനം നല്ലൊരു സ്വാധീനമായി മാ മാറണം അതാണ് നമുക്ക് വേണ്ടത് അതിന് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ലൊരു അന്തരീക്ഷമാണ് അവന് വേണ്ടത് തീർച്ചയായും നമ്മൾ നമ്മുടെ കുട്ടികളെ ഭൂരിപക്ഷ സമയും വിദ്യാഭ്യാസത്തി ഉം എങ്ങനെയാണ് പറഞ്ഞ് ഏർ പറഞ്ഞ് വിടുന്നത് നമുക്കറിയാം രാവിലെ മുതൽ വൈകിട്ട് വരെ അവനവൻറെ വിദ്യാലയത്തിലാണ് നിൽക്കുന്നത് ഈ സമയം അവനെങ്ങനെ ഉപ ഉപയോഗിക്കുന്നു അതാണ് അവനെ നാളെയിലേക്ക് അവനെ മാറ്റി നി അതെ അപ്പോൾ അതൊരു മെച്ചപ്പെട്ട രീതിയിൽ നല്ലതായി ഉപയോഗിക്കുമ്പോൾ ഒരു നല്ല വ്യക്തിയായി മാറുന്നു ഇനിയതല്ല ആ ഒരു സമയം അവൻ നല്ലൊരു മികച്ച ഏർ പ്രകടനം കാഴ്ച വച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ അവൻറെ ഭാ ഭാവിയെ തന്നെ ബാദ് ഏർ ബാധിച്ചേക്കാം ഒരു നല്ല തലമുറ ഒരു നല്ല ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് ഒരു നല്ല വിദ്യാഭ്യാസത്തിലൂടെയാണ് വിദ്യാഭ്യാസത്തിനെ പങ്ക് ചെറുതൊന്നുമല്ല നമ്മൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടൊരു ഉം വലിയൊരു കാലയളവിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് അവിടെ നിന്നുമാണ് നമ്മൾ മാറ്റങ്ങൾ തുടങ്ങേണ്ടത് അവിടെ നിന്നുമാണ് വിപ്ലവങ്ങൾ ഉണ്ടാകേണ്ടത്

നല്ലയൊരു തലമുറയെ സൃഷ്ടിക്കട്ടെ എന്ന് ഞാൻ വളരെ പ്രാർത്ഥിക്കുന്നു അതെ നല്ലൊരു തലമുറ നമുക്ക് ഉണ്ടാവണം നല്ല വിദ്യാഭ്യാസമുള്ള എല്ലാ കാര്യത്തിലും ഒരു നല്ല മനുഷ്യൻ അതായിരിക്കണം ഒരു നല്ല വിദ്യാഭ്യാസമുണ്ടാക്കേണ്ടത് ഇപ്പൊൾ നീ നോക്കു ഒരു വലിയ doctor അദ്ദേഹത്തിന് കുറേ കഴിവുകളുണ്ട് എന്നാൽ അദ്ദേഹം തൻറെയടുത്ത് വരുന്ന രോഗികളോട് വളരെ എന്താണ് വളരെ rude ആയിട്ടാണ് വളരെ കഠിനമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അദ്ദേഹത്തിൻറെ അടുത്തേക്ക് പിന്നെ രോഗികൾ വരില്ല കാരണം നല്ലൊരു പെരുമാറ്റത്തിലൂടെയാണ് നമ്മൾക്ക് മറ്റുള്ളവരുടെ ആ മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്നത് കഴിവും കഴിവും വേണം അതോടൊപ്പം തന്നെ നല്ലൊരു പെരുമാറ്റം നല്ലൊരു ഉള്ളിൽ അദ്ദേഹത്തിന് നല്ല ഒരു നല്ലൊരു ആളുണ്ടായിരിക്കണം അദ്ദേഹത്തിൻറെ ഉള്ളിൽ എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മനസിന്റെ ഉടമയാവണം ഒരു വ്യക്തി അതെ എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ആകർഷിക്കാനും

വിദ്യാഭ്യാസമാണൊരു വിപ്ലവം നാളെ വിദ്യാഭ്യാസത്തിന് മാത്രം ഒരു വിപ്ലവം സൃഷ്ട്ടിക്കാൻ കഴിയുകയുള്ളു ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കണമെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം വേണം ആ വിദ്യാഭ്യാസം നമ്മളൊരിക്കലും പാഴാക്ക് പാഴാക്കി കളയാൻ പാടില്ല

നല്ലൊരു വിദ്യാഭ്യാസം എല്ലാവര്‍ക്കും കിട്ടട്ടെ അവരൻ അവനുണ്ടെ അവൻറെ ഉള്ളിലുള്ള കഴിവ് അവന് പുറത്തെടുക്കാൻ കഴിയട്ടെ ഒരു പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു road ലേക്കിറങ്ങുമ്പോൾ ഒരു മറ്റൊരു ആളെ കാണുമ്പോൾ അദ്ദേ അവരോടെങ്ങനെ പെരുമാറണം ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ബോധ്യം അവനുണ്ടാവണം ആ ഒരു ബോധ്യം ഒക്കെ ഉണ്ടാക്കാൻ കഴിയു കഴിയുന്ന ഒരു വിദ്യാഭ്യാസം വരട്ടെ നല്ല ശരിയും തെറ്റും എന്താണെന്ന് തിരിച്ചറിയാൻ ഉതകുന്ന ഒരാളാക്കി മനുഷ്യനെ മാറ്റാൻ അഹ് ഉള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത് അത്തരം വിദ്യാഭ്യാസം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകട്ടെ അല്ലെ തീർച്ചയായും എന്താണ് ശരി എന്താണ് തെറ്റാണ് മനുഷ്യൻ first മനുഷ്യൻ ആ ആദ്യം മനുഷ്യന് മനസ്സിലാക്കണ്ടത്

നല്ലൊരു വിദ്യാഭ്യാസം നല്ലൊരു സമൂഹവും സൃഷ്ടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചു നിർത്താം അതെ

പറഞ്ഞോളൂ

ഞാൻ ഇവിട കണ്ണുരല്ലെ ഇള്ളത്

നാളെ കോഴിക്കോട് പോണം രാവിലെ എഴുന്നേൽക്കണം തീവണ്ടില് പോണ

ആറു മണീന്റെ തീവണ്ടിക്ക് പോണം അവിടെ എത്ര മണിക്ക രണ്ടുമണിക്ക് ഏതുവല്ലോ അതെ അതെ നമ്മള് നാളെ കൊറേ ദിവസായില്ലേ പോവാത്തത് അത്കൊണ്ട് കൊറേ പണി ഇന്ടാവുഅല്ലോ അവിടെ ഇനി ഇപ്പൊ കൊറേ പണി ഇണ്ടാവും നാളെ പോയാലല്ലേ അറിയാൻ പറ്റുള്ളൂ വൈകുന്നേരം തിരിച്ചിട്ട് ഒരു അഞ്ചു മണീന്റെ തീവണ്ടിക്ക് വരാം അതല്ലേ കൊറച്ചും കൂടി easy അതെ അതെ അതാവുമ്പോ ആറു മണി ആവുമ്പോയേക് നമുക്ക് വീട് എത്താലോ ആറു മണിക്ക് വീട്ടിൽ എത്താം നീ ആറു മണിക്ക് വീട്ടിൽ എത്തോ

നമുക്കുള്ള പണികളൊക്കെ കൂടുതൽ ആയിരിക്കും എന്തായാലും അതെ അതെ ഇനി അവിടെ ഏർ കൂടുതൽ ആൾക്കാരെ നമുക്ക് കൊണ്ടുവരേണ്ട ആവിശ്യയില്ലേ ഞമ്മള് നാളെ എന്തായാലും രാവിലെ ആറ് മണീന്റെ തീവണ്ടിക്ക് പോയി എട്ടു മണി ആവുമ്പോളേക്ക് അവിടെ എത്തി അങ്ങനെ ഒരുപാട് ജോലികൾ ഇണ്ടല്ലോ അതെ ഇനി അഞ്ചര വരെ അങ്ങനെ ഇരിക്കണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതു ഇരിക്കണ്ടിവരും

അറിയില്ല കൂടിപ്പോയാൽ ഒരു ഒൻപത് മണിയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഒൻപത് മണിക്ക് വീട്ടിലെത്തി പിന്നെ എപ്പോഴാ ഭക്ഷണോക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുവ

പേരാന്തോന്നും പറഞ്ഞിട്ടൊരുകാരിയുല്ല ചെയ്യേണ്ട വന്ന ചെയ്യേണ്ടേ മോളെ എനക്ക് ആവൂല എനക്ക് എന്തായാലും ആവൂല നീ ഇപ്പൊ പറയുന്ന വാർത്താനാം മാത്രേ ഇണ്ടാവു നിനക്കൊണ്ട് എന്തായാലും ചെയ്യാനൊന്നും പറ്റൂല അതിണ്ടു അത് ശരിയാ എന്നാലും നമ്മളെ ജോലി നമുക്ക് വളരെ ഏർ എന്താ പറയുവാ പ്രാധാന്യം തരുന്ന ഒന്ന് തന്നെയാണല്ലോ ജോലി പ്രാധാന്യം തരുന്നതെന്നെയാപ്പാ പക്ഷേ പറഞ്ഞിട്ടെന്താ ക്ഷീണംപിടിച്ചപോവുഅല്ലോ എന്തിന്നപ്പാ പറയേണ്ടു ഞാനറിയുലെ ഇങ്ങനെ ക്ഷീണംപിടിച്ചിട്ടന്ന് ഏത്കാലത്ത അങ് എത്തുവാന്നു എത്തീട്ടെന്താ പിന്നേം പണി എടുക്കാനാണെങ്കിൽ പറ്റൂലല്ലോ നമ്മളെകൊണ്ട് പറ്റുന്ന പരമാവധി നമ്മൾ ശ്രമിക്കുന്നില്ലേ ആഹ് മ്മള് തീവണ്ടി കേറീട്ട് കളിക്കുന്ന കളി മ്മക്ക് അല്ലെ അറിയൂള്ളു തീവണ്ടി കേറിയ കഥയൊന്നും പറയാതേയ നല്ലേ ഇത്രേം കാലം പോയതും വന്നതും ആലോചിക്കുബം ചിരിയാ വരുന്നേ ആരും പിടിക്കാത്ത ഭാഗ്യം ഇല്ലേ കയിന് കള്ളവണ്ടി കേറി വരുന്ന ഒക്കെ ഓർമ്മയുണ്ടോ ആദ്യോക്കെ കള്ളവണ്ടിയാണല്ലോ എപ്പോഴും കയറാറുള്ളു ആദ്യം കള്ളവണ്ടി കേറിയ കാര്യങ്ങളൊക്കെ ഓർമ വരുമ്പോ നല്ല രസം തോന്നാറുണ്ട് നല്ല രസാണ് പിടിക്കുമ്പോ അഹ് രസം അപ്പാടും പോവും ഒരുപ്രാവശ്യം നിന്നെ പിടിക്കേണ്ട അവസ്ഥയിലൊക്കെ എത്തിയതായിരുന്നില്ലേ അവിടന്ന് എങ്ങനെയോ രക്ഷപെട്ട അത് നിന്റെ കൂട്ടുകാരൻ കാരണം ആണല്ലോ എൻ്റെ പിടിപ്പ്കേട് കൊണ്ടാണെന്നു എനിക്ക് നന്നായിട്ട് അറിയ ന്നാലും കൂട്ടിൽ പെട്ടത് നീയാണല്ലോ സഹായം ചെയ്യാൻ പോവുമ്പോ ആലോയിക്കണം മേലാൽ ഇനി ഇയ്യ്‌ സഹായം പോയി സഹായം ചെയ്യാൻ പോയി ന്നു ഞാൻ അറിഞ്ഞാ എന്താന്ന് അറീല എനിക്ക് ഈ സഹായം ചെയ്ത് പണി കിട്ടുന്ന ഒരു സ്ഥിര ഏർപ്പാട്

നിനക്ക് പണി കിട്ടിയാൽ ശെരി നീ എന്നെ എന്തിനാ കൊണ്ടോയി കുടുക്കിയെ ഞാനറിയില്ലലോ നീ അയാളെടുത്ത പോയി നിക്കുന്നതാന്നു ഞാൻ നൊക്കുമ്പൊ നീ അയാള്ഡ്ത് പോയിറ്റ് നല്ലോണം പറ്റി ഇരിക്കന്ന് അവിടെ നിക്കാണ്ട് വേറെ എന്ത് ചെയ്യാനാ ഞാൻ നിക്കുന്ന സ്ഥലത്തല്ലേ അങ്ങേര് ഇണ്ടായിരുന്നത് അത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യേന്‌ ഞാൻ നോക്കുമ്പോ ഇഞ് bag ന്ന് പൈസ എടുക്കുന്ന് കൊടുക്കുന്ന് ഞാൻ വിചാരിച്ചീ ഇതെന്നാ ഇവൾ ഈ ചെയ്യുന്നത് നോക്കുമ്പോ എന്റെ കൂടെ ഉള്ള ഫിറാസാണെങ്കിലോ അങ്ങ് പോയി വാതിലിന്നടുത്തേക്ക് നിന്നിന് ഓൻ എന്ന പറ്റിച് ഓൺ അങ്ങ് പോയി ആട നിന്ന് മരിയാദക്കു ഞമ്മള്‌ അങ്ങ് എറ്റവും ബാക് അഹ് ഏറ്റോം പൊറകിൽ ഉള്ള സ്ഥലത്തു കേറിയ മ്മളല്ലേ നിന്റെ ഒരൊറ്റ സഹായംകൊണ്ടാണ് ഞങ്ങൾ ഇത്രേം മുന്നോട്ടേക്ക് എത്തിയെ എന്നിട്ട് പൈസ പോയതോ എൻ്റെ അവനോ ഏതോ സ്ഥലത്തു ഞാൻ വിചാരിച് പാവല്ലേ കണ്ണുരുവരെ എത്തണ്ട ആളല്ലേ എന്ന ഒന്ന് സഹായിക്ന്നുക്കാന്ന് വിചാരിച്ചതാ നോക്കുമ്പോ അതേനക്ക് എന്തായി പാരയായി മറ്റേ ശെരിക്കുള്ള പഴഞ്ചോല്ലന്നെരാ എനിക്കോർമ്മ വന്നേ വേലിക്കെടക്കുന്ന പാമ്പിനെ എടുത്ത് തലേൽ വെക്കന്നു പറയുന്നപോലത്തെ അവസ്ഥേ അത് പാമ്പൊന്ന്വല്ല

അഒന്നും പറയാതെയാ നല്ലേ ഫിറാസിന്റെ കാര്യം പറയാണെങ്കിൽ എനക്കൊരു ചിത്രമെടുത്തന്ന്

ഇവനയച്ചോ ഇല്ല ഞാൻ ചോയ്ച്ചമ്മതന്നെ ചോയ്ച്ചോണ്ടു നിന്ന് കൊറേ ചോയിച്ചു ചോയിച്ചു ചോയിച്ചു അവസാനം ഇവനെന്ത് ചെയ്തു അനക്ക് അയച് താരാന്ന് പറഞ്ഞു വീട്ടിലെത്തീട്ട് അനക്ക് അയച്ചു താരാന്ന് പറഞ്ഞു ഞാൻ ഇവനുവേണ്ടി ഇങ്ങനെ കാത്തുനിന്നു ഒമ്പത് മണിയായി പത്തു മണിയായി ഇവൻ അയക്കുന്നില്ല ഞാൻ എന്നിട്ട് ഇവനെ എന്ത്ചെയ്ത് ഒരു സന്ദേശം അയച്ചു phone ല് നീ എന്താ road ലാണോ കിടക്കുന്നെ എനിക്കിപ്പോഴെങ്ങാനും തെരുവോ നീ അപ്പോഴാണ് ഇവന് ബോധം വരുന്നത് ഇവനെന്നിട്ട് പിറ്റേ ദിവസം എന്റെയടുത്ത് പറയുവാ photos എല്ലാം എന്തായി അവന്റെ കയ്യിന്നു പോയിപ്പോയി പിന്നെ ഞാൻ എന്ത് പറയാനാ കൊറേ പറഞ്‍ ചീത്ത പറഞ്‍

അതെന്നെ എന്റെ ഒരു അവസ്ഥ എല്ലേ ഓൻറെ കയ്യും കാലും പിടിചിറ്റ ഞാൻ അഹ് photo ഏർ ചിത്ര എടുപ്പിച്ചത് പക്ഷേ ഓനോ അത് എല്ലാം കൊണ്ടോയി കളഞ്ഞു ചിത്രങ്ങളെല്ലാം കിട്ടുആ ന്ന് പറഞ്ഞാൽ ചെറിയ പാടാണോ ഒന്നയല്ലേ ഇഞ്ഞി ആരാമോളെ ഉയെന്റപ്പാ എന്നെ ഓർമിപ്പിക്കല്ലേ എനക്ക് സങ്കടവുന്നു ഉയ്യയ് സങ്കടാവല്ലപ്പാ എന്നാലു ഓന് അത് ചെയ്തത് ശെരിയാണോ ഓൻ ഏടുത്തു എന്നിട്ട് ഓൻ ഇതാ എനക്ക് എന്തെല്ലോ പണിയും തന്നിട്ട് ഇതാ കീഞ്ഞു പോയിന് കീഞ്ഞു പാഞ്ഞു കളഞ്ഞിട്ടുണ്ടാവുയല്ലേ എന്തിന്നാനപ്പ എന്റെ കൊടയല്ലത ഇതിന്റെഅത്ത് കേറീട്ട് തുറക്കുന്ന് പിടിക്ന്ന് എൻ്റെ ബേ ഏർ ഇത്എ ഏർ ന്താ പറയുവാ സഞ്ചി തൊറക്കുന്ന് ഇതൊക്കെ തുറന്നിട്ട് ഇവൻ എന്ത്ചെയ്തത് കൊടയൊക്കെ എടുത്തിട്ട് ഇവിടന്ന് ചൂടുകാണു

ആഹ് ന്ന് ഓൻ ൻറെ കൊട കണ്ടിറ്റ് പറയുഓന്ന് എന്റെ ശരീരത്തിന് അനിസരിച്ച കൊടാന്ന് ഉയ്യയ് പാവണ്ടാവ്പ്പ അതെന്തേ ഇന്റെ ശരീരത്തിനനുസരിച്ച കോട ന്ന് പറയും എന്നെ കാണുമ്പോ കാണുമ്പോ കളിയാക്കുവാന് bro എന്തെയ്യനാ ആഹ് ന്ന് അല്ലെ എന്തിന്നപ്പാ ഓരോരുത്തന്മാരെക്കൊണ്ട് ഒന്നും പറയണ്ട ട്ടാ അത് എന്നെ നീ എന്തിന്ന ഈ പറയുന്ന് മ്മക്കൊരു കാര്യം ചെയ്യാ മ്മള് മ്മളെ തീവണ്ടി മ്മള് ആലോയിക്കണം മ്മളെങ്ങനെ പോവും ഉയ്സ് എനക്ക് കയ്യാല മക്കളെ ആറുമണിക്കെല്ലാം എണീച്ചിട്ട് പോകാനൊന്നും ആറുമണിക്ക് പോന്നതാ തിരിച്ച ആറരക്ക് വരണ്ടേ അജ്മൽ sir ഇണ്ടാവും കോ ഏർ തമാശയായിരിക്കും ഇനിക്ക് അടികിട്ടിട്ടേ ഞാൻ കാണാ വേരാ കേട്ട എന്തായാലും

എന്ന നാട്ടുകാരടുതന്ന അടികിട്ടിട്ടില്ലെങ്കി

മുന്തിരി ഇനി മിക്കവാറും sir ന് എന്ന വാങ്ങി കൊടുക്കേണ്ടി വരും നീ പാഞ്ഞുളാ ട്ടാ ആടന്നെങ്ങാനും അടികൂടുന്നുണ്ടെങ്കി കീഞ്ഞുപാഞ്ഞുളാ തീവണ്ടിയാണ് ന്നൊന്നുംനോക്കണ്ട ഞാൻ ആടന്നു കീഞ്ഞങ്ങു പാഞ്ഞുളും ഇല്ലെങ്കിലോ

അയെന്ന പാട്ട് കേക്കണം നെല്ലു പറഞ്ഞിട്ട് ഓരോരുത്തന്മാരെടുത്തിന്ന് അടികൂടിട്ടുണ്ടെങ്കില് ഇതെന്താകും മ്മള് മ്മളല്ലേ ആകെ ഉള്ളു രണ്ടാള് മ്മക്കിങ് പിടിച്ച കിട്ടുഓ ഈറ്റുങ്ങളെ എല്ലും അതെന്നെ എല്ലാരും മാറാം കേറീട്ട് എന്തെല്ലാം കളി കളിച്ചിന് തമാഷക്കാണെങ്കില് അപ്പ കാണുമ്പോ ചിരി വരുന്നില്ലേ ആന്ന് എന്തെന്നപ്പ അന്ന് എന്തോ പറയുന്ന കേട്ടിട്ടില്ലേ മധുരം തിന്നണംന്ന് എല്ലാം ഈ train ന്ന് എടുന്നു തീവണ്ടി ന്ന് എടിന്ന് തിന്നാനാ മധുരം എല്ലും ഞാൻ വിചാരിച്ച അഹ് സഞ്ചിന്ന് അലുവക്കഷ്ണം ഇങ്ങ് എടുത്ത്ന്ന ആഹ്ന്ന അലുവകഷ്ണം ആടുന്ന പോർത് എടുത്ത് തിന്നുടെ ന്നു പറഞ്ഞിട്ടുണ്ടെങ്കി മ്മള് എന്താക്കിനും മ്മക്കൊന്ന ആലോയിച്ചോക്കാൻ പറ്റുആ അത്

പക്ഷേ എന്ത് പറഞ്ഞാലും എന്താ നല്ല തമാശയാണ് സമയം പോന്നത് മനസിലാവുഏഇല്ല അത് തന്നെ ഓറേ കളി കണ്ടാല് മ്മക്ക് സമയം പോന്നത് മനസിലാവുവേ ഇല്ല

ഓ എനി ഇപ്പൊ അവിടെ പോയ് കൈഞ്ഞാൽ നല്ല രസായിരിക്കും ആന്ന് പിള്ളാറ് എല്ലാരു ഇല്ലേ എല്ലാരൂടിഎം ഇങ്ങനെ ഇരിക്കെ ആയിന്റൂടെ മ്മക്ക് പണി ഇല്ലേ ഇതെന്തെല്ലാം പണി ഇണ്ടാവും എനക്കത് കയ്യിന്നില്ല ഓ മ്മള് ചെയ്യുന്ന ഒരു കുട്ടിയാല് ഇല്ലേ ഞമ്മക്ക് എന്തെല്ലാം പണി ഇണ്ടാവും ഇനിയിപ്പം പുതിയപുതിയ ആൾക്കരവുംബൊത്തേക്ക് കൊണ്ടവരണ്ടേ അവരൊക്കെ ഇതിലേക്ക് ആഹ് കൊണ്ടുവന്നു പണി എടുപ്പിക്കണ്ടേ അത് എന്നെ പ്പ പണി എടുപ്പിക്കണം മ്മക്ക് പണി അല്ലെ ഏറ്റവും പ്രധാനം പ്പോ മ്മള് നോക്കണ്ടേ ഇവറെ എല്ലാം അയിനൊന്നും ഒരു പ്രശ്നോമ് ഇല്ലേ പ്പോ മ്മക്ക് പണി എടുക്കുന്നെന് ന്ത അത് എന്നെ ഇനി എങ്ങനെ എങ്കിലും ഇതെല്ലൊന്നു കയിഞ്ഞിട്ട്

അതന്നെ ഇനിക്കെന്താ ഫിറാസ് എന്തോ പണി തന്ന്ന്ന് പറയിന്ന്കേട്ടെ എനക്ക് ഓൻ എന്ത് പണി തേരാനാ ഓന് ഞാൻ കൊടുകുലേ പണി ആഹ് ശെരിയാ ഇൻറ്റെ ചിത്രങ്ങൾ എല്ലാം പോക്കി കളഞ്ഞതല്ലേല്ലേ

ഞാൻ പറഞ്ഞു എടുത്തത്ങ്ങു മര്യാദക്ക് അയ ഏർ അയച്ചുതാ എന്നിട്ട് ബാക്കി എടുക്കന്ന്

ഉയ്യന്റെ അപ്പാ പാവണ്ടാവും ഇഞ്ഞി ഭയങ്കരായിട്ട് pose ല്ലും ചെയ്തതല്ലെനോ

എന്ത് ചെയ്യാനാ എന്ത് പറയാനപ്പ ഇനി ഒന്നും പറയാനില്ല ഓട് പറഞിട്ടും ഒരു കാര്യുല്ലന്ന് തോന്നുന്നല്ലേ ആയിനോട് പറഞ്ഞിട്ട് എന്ത് കാരിയോ അയിന് എല്ലാം കണക്കെന്നെ മ്മളെ അന്ന് മ്മള് തീവണ്ടി ലു പോവുമ്പോ നല്ല കൊറേ ആൾക്കാരെ എല്ലാം കണ്ടിട്ലെനോ